പൂക്കളും അലങ്കാരവസ്തുക്കളും കൊണ്ടലങ്കരിച്ച ഒരു മുറിയുടെ ഉൾഭാഗമാണ് ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്.

പല നിറത്തിലുള്ള ബലൂണുകൾ കാണാൻ പറ്റുന്നുണ്ട് അത് ആ കടയുടെ അലങ്കാരത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്.

ഈ ചിത്രത്തിൽ ഒരു കന്നുകാലിയെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതൊരു കറുത്ത പശു അല്ലെങ്കിൽ എരുമ ആയിരിക്കാം.

ഈ കാർ ഇന്റെ പുറകിലായിട്ട് ഗ്യാസ് സിലിണ്ടറ് രണ്ടെണ്ണം ഇരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

അതിൻ്റെ മുകളിലത്തെ നിലയിലും ആളുകൾ അങ്ങോട്ടുമിങ്ങോട്ടും പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

പുഴയുടെ അപ് അപ്പുറത്ത് നമുക്ക് വയലുകൾ കാണാൻ പറ്റും ആ വയലുകൾ പച്ച വിരിച്ച പാടങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

ആളുകൾ ഇവയെ വണങ്ങുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

നവരാത്രി അല്ലെങ്കിൽ ഒരു ദുർഗ പൂജയുമായി ബന്ധപ്പെട്ട ചിത്രമാണ് ഇതിൽ കാണുന്നത്.

ഈ ചിത്രത്തിൽ ധാരാളം ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.

പുതപ്പുകളും ഈ ചിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

ഒരു കടയിലെയോ ചന്തയിലെയോ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വച്ചിരിക്കുന്നത് പോലെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്.

മീൻ വിൽക്കുന്ന ആളിനെയും വാങ്ങുന്ന ആളിനെയും കാണാൻ പറ്റുന്നുണ്ട്.

പിന്നെ നിരവധി കെട്ടിടങ്ങളും വിളക്കുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്.

ഹിന്ദു ആചാര പ്രകാരം ആചരിക്കുന്ന ഒരു ലക്ഷ്മി പൂജയുടെ ചിത്രമാണിത്.

ഇതില് ഒരാള് ഫോൺ പിടിച്ച് നിൽക്കുന്നത് നമുക്ക് കാണാം.

ചിത്രത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഒരു കെട്ടിടമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്.

ചുവന്ന ഇഷ്ടികകൾ ഉപയോഗിച്ചാണ് ഈ കെട്ടിടത്തിന്റെ ഭിത്തികൾ നിർമ്മിച്ചിരിക്കുന്നത്.

കോൺക്രീറ്റ് തൂണുകളെല്ലാം വ്യക്തമായിട്ട് ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്.

പിന്നെ ഒരു കൊച്ച് ഇതില് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് മൊബൈൽ ഫോണിൽ കാര്യം പറയുന്ന ഒരു സ്ത്രീയെയും നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റുന്നുണ്ട്.

ഇതൊരു സ്കൂൾ മൈതാനമോ അല്ലെങ്കിലൊരു കളി സ്ഥലമോ ആകാം.

ത്തിൻ്റെ അടുത്തായി കൃഷി ചെയ്യുന്ന കുറേ ക്രിസി കൃഷി സ്ഥലങ്ങളും നമക്ക് കാണാൻ കഴിയുന്നുണ്ട്.

ആ താഴെ ഭാഗത്ത് ധാരാളം പച്ച മരങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഇതൊരു കുന്നിൻ പ്രദേശമായിരിക്കാം.

ചിത്രത്തിൻ്റെ പിറകിലായി ഒരാൾ ട്രെഡ്മിൽ ഇൽ നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ചു--

മീൻ വിൽക്കുന്ന ഒരു ചന്തയായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്.

അയാൾ കറുത്ത ജാക്കറ്റും ചുവന്ന ഷർട്ടും വെളുത്ത പാന്റുമാണ് ധരിച്ചിരിക്കുന്നത്.

അയാളുടെ പുറകിലായി ഷെൽഫ് ഇൽ കുറേ സാധങ്ങൾ അടുക്കി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

ഒരു ചുവന്ന കസേര പിറകിലായി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റു--

ഈ ചിത്രത്തിൽ ഒരു ഓഫീസ് ഇന്റെ ഉൾവശമാണ് കാണാൻ പറ്റുന്നത്.

റോഡിന്റെ ഇരുവശത്തുമായി മരങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

ബാരിക്കേഡുകൾ മഞ്ഞ നിറത്തിലുള്ള ബാരിക്കേഡുകൾ അടുക്കി വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട് നമുക്ക്.

ഇതിലൊരു പുരുഷനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ അയാളുടെ മുഖം വ്യക്തമല്ല.

കൂടാതെ ഈ മുറിയുടെ ഒരു സൈഡ് ലായിട്ട് ഒരു ഗണപതിയുടെ ശില്പവും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്.

ഈ ചിത്രത്തില് ഒരു ഇൻഡിഗോ വിമാനം കാണാം വിമാനം പുറപ്പെടാൻ തയ്യാറായി നിക്കുന്നതായി തോന്നുന്നു.

വിമാനത്തിന്റെ ചിറകും എൻജിനും വ്യക്തമായി കാണാം നീലയും വെള്ളയും നിറമാണ് അതിന്.

ഒരുപക്ഷേ നിർമാണത്തിലിരിക്കുന്ന ഒരു സ്ഥലമോ അല്ലെങ്കിൽ വൃത്തിയാക്കിയ ഒരു പ്രദേശം ആയിരിക്കാം.

വിശാലമായി പരന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ഒരു ഇരുചക്ര വാഹനമാണ് നമുക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്.

ഈ ചിത്രത്തിൽ നമുക്ക് ആകാശം കാണാൻ സാധിക്കുന്നുണ്ട്.

വയലിൻ ഗിത്താർ അങ്ങനെ ഉള്ള ചില ഉപകരണങ്ങളാണ് നമുക്കിതിൽ കാണാൻ പറ്റുന്നത്.

ഒരു വ്യക്തി കണ്ണാടിക്ക് മുമ്പിലിരുന്ന് സെൽഫി എടുക്കുന്നത് നമുക്ക് കാണാം.

കൂടാതെ മഞ്ഞയും കറുപ്പും നിറത്തിലുള്ള ഉടുപ്പു ഉടുപ്പാണ് ഇട്ടേക്കുന്നെ.

ചിത്രത്തിൽ തിരക്കേറിയ ഒരു തെരുവ് കമ്പോളത്തിന് ദൃശ്യമാണ്.

സാധനങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ചാക്കുകളും ചെറിയ പെട്ടികളും ഈ ചിത്രത്തിൽ നമുക്ക് വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട്.

ഏഹ് കുറെ ആളുകൾ ഉണ്ട് ചിലപ്പോ ഒരു ഉത്പന്നത്തിന്റെ ഉദ്ഘാടനമോ അങ്ങനെ എന്തെങ്കിലും ആവാം.

സീറ്റുകക്ക് കറുത്ത തലയണകളും കൈത്താങ്ങുകളും നമുക്ക് കാണാം.

വാഹനങ്ങൾ തുരുതുരെയായി പോകുന്നത് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്.